ആഹ് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാസഭയിൽവച്ച് ആയിരത്തിതൊള്ളായിരത്തിനാൽപ്പത്തിയൊമ്പതിൽ നവംബറിന്റെ ഈ ഇരുപത്തിയാറാം ദിവസം ഈ ഭരണഘടനയെ ഏത് ഏതദ്ദ്വാരാ അംഗീകരിക്കുകയും അത് ആഹ് നിയമമാക്കുകയും നമുക്കായിത്തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഭാഗം ഒന്ന് അനുഛേദങ്ങൾ ഒന്നുമുതൽ നാല് വരെ union ഉം അതിന്റെ ആഹ് ഭൂപ്രദേശങ്ങളും ഭരണഘടനയുടെ ഒന്നാം ഭാഗം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭരണഘടനയെയും ആഹ് സംസ്ഥാനങ്ങളുടെയും ആഹ് പ്രവശ്യകളുടെയും അതിരുകളെ പറ്റിയും പ്രതിപാദിക്കുന്നു. ഇന്ത്യ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയായിരിക്കുമെന്ന് ഭരണഘടന ആഹ് നിജപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രവശ്യങ്ങളുടെയും ഭൂമിശാസ്ത്രപരം മായ അതിരുകൾ ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഒരു പുതിയ സംസ്ഥാനം രൂപവത്കരിക്കാനും

അടിസ്ഥാനമായ bill ഏതൊക്കെ സംസ്ഥാനങ്ങളെ ആ ആഹ് ആ പുനർനിർ‌മ്മാണം ബാധിക്കുമോ അവയുടെ നിയമ സഭകൾക്കയച്ച് അവയുടെ അഭിപ്രായങ്ങൾ കൂടി വ്യക്തമാക്കിയതിനു ശേഷം രാഷ്ട്രീയപതി രാഷ്ട്രപതിയുടെ ശുപാർശയോടെ മാത്രമെ പരിഗണിക്കാവൂ എന്നും വ്യവസ്ഥ ചെയ്തിരിക്കുന്നു ഇത്തരം പുനർനിർ‌ണ്ണമ്മാണ അഹ് നിർണയങ്ങൾ ഭരണഘടനയിലെ പട്ടികകൾക്ക് മാത്രം ഏഹ് വരുത്ത് മാറ്റം വരുത്തുമെങ്കിലും ഭരണഘടനാഭേദഗതിയായി കാണപ്പെടുകയ്യില്ലാ ഭരണഘടന രൂപപ്പെട്ട സ്വതന്ത്രഭാരതത്തിന്റെ ആദ്യ വർഷം ങ്ങളിൽ തന്നെ ആഹ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപവത്കരിക്കണമെന്ന ആവശ്യം അഹ് ശക്തമായിരുന്നു. ന്നു ഇതെ തുടർന്ന് justice ഫസൽ അലിയുടെ അഹ് അദ്ധ്യക്ഷതയിൽ സംസ്ഥാന പുനർനിർമ്മാണ പുനർ‌സംഘടനാ commission നെ ആയിരത്തിത്തൊള്ളായിരത്തിമൂന്നിൽ നിയമിച്ചു ഈ committee യുടെ നിർ‌ദ്ദേശ മനുസരിച്ച് ആയിരത്തിതൊള്ളായിരത്തി അമ്പത്തിയാറിൽ ഭ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനർനിർ പുനർനിർ‌ണ്ണയിച്ച് സംസ്ഥാന പുനർ‌സംഘടനാ നിയമം രണ്ടായിരത്തിയെട്ടെ അഞ്ചേ പതിനാറ് അഹ് at ആഹ് സംസ്ഥാന പുനർ‌സംഘടനാ നിയമം പാസാക്കപ്പെട്ടത്. ആയിരത്തിതൊള്ളായിരത്തിഅമ്പത്തിയാറിന് ശേഷം സംസ്ഥാനങ്ങളിലെ കേന്ദ്ര ആഹ് പ്രവശ്യങ്ങളുടെയും അതിരുകൾ പുന ക്രമീകരിച്ച് പല നിയമങ്ങളും ഉണ്ടായി ആന്ധ്രപ്രദേശ് മദ്രാസ് അതിർത്തി പുനർനിർ‌ണ്ണയ നിയമം ആയിരത്തിതൊള്ളായിരത്തിമ്പത്തിയൊമ്പതിൽ രാജസ്ഥാൻ മദ്ധ്യപ്രദേശ് ഭൂമി കൈമാറ്റ നിയമം ആയിരത്തിതൊള്ളായിരത്തിയാറുപത് ബോംബെ പുനർ‌സംഘടനാ നിയമം ആയിരത്തിതൊള്ളായിരത്തിയാറുപത് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കാൻ നിയമം ആയിരത്തിതൊള്ളായിരത്തിയാറുപത്തിരണ്ട്‍ നാഗലാന്റ് സംസ്ഥാന നിയമം ആയിരത്തിതൊള്ളായിരത്തിയാറുപ്പത്തിയാർ പഞ്ചാബ് ആഹ് പുനർ‌സംഘടനാ നിയമം ആയിരത്തിതൊള്ളായിരത്തിയാറുപത്തിയെട്ട് ആന്ധ്രപ്രദേശ് മൈസൂർ ഭൂമി കൈമാറ്റ നിയമം ആയിരത്തിതൊള്ളായിരത്തിയെഴുപത് ഹിമാചൽ പ്രദേശ് സംസ്ഥാന നിയമം ആയിരത്തിതൊള്ളായിരത്തിയെഴുപത് ബിഹാർ ഉത്തർപ്രദേശ് അതിർത്തി പുനർനിർ‌ണ്ണയ നിയമം ആയിരത്തിതൊള്ളായിരത്തിയെഴുപത്തിയൊന്ന് വടക്ക്കിഴക്കൻ പ്രദേശം പുനർ‌സംഘടനാ നിയമം ആയിരത്തിതൊള്ളായിരത്തിയെഴുപത്തിയൊമ്പത് ഹരിയാന ഉത്തർപ്രദേശ് അതിർത്തി പുനർനിർ‌ണ്ണയ നിയമം ആയിരത്തിതൊള്ളായിരത്തിയെമ്പത്താറ് മിസോറാം സംസ്ഥാന നിയമം ആയിരത്തിതൊള്ളായിരത്തിയെമ്പത്താറ് അരുണാചൽ പ്രദേശ് സംസ്ഥാന നിയമം ആയിരത്തിതൊള്ളായിരത്തിയെമ്പത്തി ഏഴ് ഗോവ ദാമി ദ്യൂ ആഹ് പുനർ‌സംഘടനാനിയമം രണ്ടായിരം ബിഹാർ പുനർ‌സംഘടനാ നിയമം രണ്ടായിരം മദ്ധ്യപ്രദേശ് പുനർ‌സംഘടനാ നിയമം രണ്ടായിരം ഉത്തർപ്രദേശ് പുനർ‌സംഘടനാ നിയമം ഏറ്റവുമൊടുവിൽ രൂപപ്പെട്ട തെലങ്കാന ഉൾപ്പെടെ ഇന്ത്യയിൽ ഇന്ന് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും ഒമ്പത് കേന്ദ്രഭരണപ്രദേശവും ഉണ്ട് രാഷ്‌ട്രം രാഷ്‌ട്രഘടന പ്രദേശങ്ങൾ സംസ്‌ഥാനങ്ങൾ ഒന്ന് രാഷ്‌ട്ര നാമവും രാഷ്‌ട്രഘടകങ്ങളും രണ്ട് പുതിയ സംസ്ഥാനങ്ങളും അഹ് പ്രവേശന സ്‌ഥാപനം രണ്ട് A നിലവിലില്ല മൂന്ന് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപവത്കരണവും നിലവിലെ സംസ്ഥാനങ്ങളുടെ പേര്‌ വിസ്‌തൃതി അതിരു് എന്നിവയിലെ അഹ് പുനർനിർണ്ണയവും ഭാഗം രണ്ട് അനുഛേദങ്ങൾ അഞ്ച് മുതൽ പതിനൊന്നുവരെ രാഷ്‌ട്ര പൗരത്വം അഞ്ച് ഭരണഘടനാ പ്രഖ്യാപന കാലത്തെ പൗരത്വം ആറ് പാകിസ്താനിൽ നിന്നും ഇന്ത്യയിലേക്ക്‌ കുടിയേറിപ്പാർത്ത തിരിച്ചു വന്ന ചില പ്രത്യേക വ്യക്തികൾക്കുള്ള പൗര ഏർ ത്വാവകാശം ഏഴ് പാകിസ്താനിലേക്ക്‌ കുടിയേറിപ്പോ ആഹ് പ്പാർത്ത ചില പ്രത്യേക ആഹ് വ്യക്തികൾക്കുള്ള പൗരത്വാവകാശം എട്ട് ഇന്ത്യക്ക്‌ പുറത്ത്‌ താമസിക്കുന്ന ചില പ്രത്യേക indian വംശനിയമമുപയോഗിച്ച്‌ പൗരത്വാവശ ജർക്കുള്ള ആഹ് പൗരത്വാവകാശം ഒമ്പത് ഒരു വ്യക്തി സ്വയം ഒരു വിദേശരാജ്യത്തെ പൗരത്വം നേടുകയാണെങ്കിൽ അയാൾക്ക്‌ ഇന്ത്യൻ പൗരത്വം നിഷേധിക്കപ്പെടുന്നു പത്ത് പൗരത്വാവകാശത്തിന്റെ തുടർച്ച പതിനൊന്ന് parliament നിയമമുപയോഗിച്ച്‌ ആഹ് പൗരത്വാവകാശം നിയന്ത്രിക്കും ക്കുന്നു സാംസ്‌കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ സ്വന്തമായി ഭാഷയോ ലിപിയോ സംസ്കാരമോ ഉള്ള ഇന്ത്യയിലെ ഏതൊരു വിഭാഗത്ത് ത്തിനോ അല്ലെങ്കിൽ അവരുടെ ഉപവിഭാഗങ്ങൾക്കോ അത് സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് സംസ്ഥാനം ആഹ് നടത്തുന്നതൊ ആഹ് സംസ്ഥാന ആന ധനസഹായം ലഭിയ്ക്കുന്നതോ ആയോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മതം വർഗ്ഗം ജാതി ഇവയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നിഷേധിയ്ക്കുവാൻ‍ പാടുള്ളതല്ല

അസലാമും അലൈക്കും. എന്താണ് അവിടെ വിശേഷം റമീസ? അവിടെ കൊഴപ്പമില്ലലോ. എന്താണ് വീട്ടിൽ വിശേഷം ഒക്കെ? ഇപ്പോൾ എവിടെ ആണ്? കോളേജിൽ ആണോ? അതോ വീട്ടിൽ ആണോ എന്താണ്? അവിടെയൊക്കെ കോളേജിലുള്ളപ്പോ covid ഇന്‍റെ അവസ്ഥ ഒക്കെ എന്താണവിടെ? ഞാന്‍ അടുത്ത് ദുബായി പോയതാ. ഞാന് ദുബായ് എന്‍റെ ഉമ്മ അവിടെയുണ്ട്. അപ്പൊ ഉമ്മ എന്നെ എടുത്തിട്ട് എന്നെ അങ്ങോട്ട്‌ കൊണ്ട് പോയി ഉമ്മ. ഞാനവിടെ ഒരു ഒരു മാസം നിന്നവിടെ ഉമ്മാന്‍റൊപ്പം. അവിടെ കൊറേയൊക്കെ കറങ്ങി. ഒക്കെ

അപ്പൊ അറിയുന്നുണ്ടാവുലോ അവിടെ ദുബായിലുള്ള സ്ഥലങ്ങളൊക്കെ ഏതാ. എന്നാലും അവിടെ ജീവിച്ചിട്ടും അവിടെ ടൂറിസത്തിനു പോകുകയാണെ രണ്ടും വേറെ വേറെയാണ്. ശരിക്കും വ്യത്യാസം അറിയും. അപ്പൊ എത്ര സ്ഥലങ്ങള് പോയി കണ്ടില്ലെങ്കി നിരാശയാവും റമീസ പഠിച്ച നു പോയിട്ടുണ്ടോ?

എപ്പോഴും ഭയങ്കര തിരക്കാണ്. ഭയങ്കര ധൃതിയാണ്. അപ്പോ residence area യില്‍ ആവുമ്പോ നമ്മള്‍ ഇപ്പം എന്ത് പരിപാടിയാണെങ്കിലു ആഹ് ഇപ്പൊ ഇവിടുണ്ടല്ലോ ആലോചിക്കും. പക്ഷേ കാണുന്ന മാതിരിയില്ല. ഓരോ ദിവസവും ഓരോ പരിപാടികളാ. പക്ഷേ, എന്നാലും രസമായിരുന്നു. കാരണം രണ്ടു വര്‍ഷം അവസാനം തിരിച്ചു പോയി ദുബായിക്ക് പോണത്. ഞാനീ covid തുടങ്ങിയ ശേഷം പോവാന്‍ പറ്റീല അങ്ങനെ. കൊറേ ഇങ്ങനെ plan ചെയ്യൂന്നാനു ഇങ്ങനെ മാറ്റി മാറ്റി വച്ചു. അപ്പൊ ഈ ജനുവരീലാ സമയം ഇങ്ങനെ കിട്ടിനു. vacation എത്തിയപ്പോഴാ ഇങ്ങനെ പോയത്. എത്ര സ്ഥലങ്ങള് കണ്ടു. ഉം ഒന്നും പറയണ്ട. main ഇപ്പോ അറിയാലോ. നമ്മുടെ expo അതിനകത്ത് main തന്നെ ഒറപ്പായിട്ടും പോയി കാണേണ്ടതാണ്. അത് നല്ല രസായിരുന്നു. ഓരോ രാജ്യങ്ങളുടെ ഇങ്ങനെ കാണുമ്പോള് ഭയങ്കര രസായിരുന്നു കാണാന്‍. എത്ര രാജ്യങ്ങളായിരുന്നു. നൂറ്റി തൊണ്ണൂറു രാജ്യങ്ങളാണ്‌ ആ expo യിലുള്ളത്. പോയി കണ്ടു. പോയി കണ്ടിട്ട് വന്നു. അതിനകത്തെ experience എനിക്ക് നല്ല ഇഷ്ടായി മനാല trip എങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ മനാലിയില്‍ എന്താ ചെയ്തത്.

ആ സന്തോഷം ഇപ്പൊ ആര്‍ക്കും അത് മാറ്റാന്‍ പറ്റൂല. ശരിക്കും അതിനാലെ excitement ഉം, അതിനാലെ hype ശരിക്കും അവിടെ അതിനു വേണ്ടിയുള്ള ഉഷാറൊക്കെ ശരിക്കും ഉണ്ടേട്ടോ. കാരണം expo കണ്ടപ്പോ നല്ല രസാരുന്നു. ഓരോ രാജ്യങ്ങളിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാജ്യം ജപ്പാനാണ്. ജപ്പാന് അടിപൊളിയായിരുന്നു. അവരുടെ പവലിയന്‍ അവിടെ നടക്കുമ്പോഴ് കൈയില് ഒരു phone തരും earphones തരും. അപ്പൊ മൊത്തം പവലിയന്‍ അവരാ earphones ല് നമ്മക്ക് പറഞ്ഞു തരിക. ആ expo തന്നെ. പിന്നെ expo യിലും, അവിടത്തെ food ഉം ഓരോ രാജ്യങ്ങളിലെ food കഴിക്കാന്‍ ഒരു രസാണ്. ചെലോര് ഭക്ഷണം free ആയിട്ട് തരുകയും ചെയ്യും. പാകിസ്ഥാനൊക്കെ free തരുന്നു. നല്ല രസായിരുന്നു അതൊക്കെ expo പറഞ്ഞാല്‍ നടക്കാണ്ട് കൊറേ. നടക്കാന്‍ നല്ല ഇണ്ട്. പിന്നെ ഒറ്റ ഒറ്റയ്ക്ക് പോയാലാണ് എല്ലാ രാജ്യങ്ങളും കാണാന്‍ പറ്റുക. ഞാന്‍ ഒറ്റയ്ക്ക് പോയപ്പം ഒരു ദിവസം എനിക്ക് ഇരുപത്തഞ്ചു മുപ്പത് രാജ്യങ്ങള്‍ കാണാന്‍ പറ്റി. പക്ഷേ ഞാന്‍ friend നൊപ്പം പോയി. ആകെ എനിക്ക് രണ്ടെണ്ണമേ കാണാന്‍ പറ്റിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. ഒരു രസാ. രാജ്യങ്ങള്‍ കാണാന്‍ വേണ്ടി പോവുകയുണ്ടായാല് ഒറ്റക്ക് പോണം. പക്ഷേ, ഒരു രസത്തിനു വേണ്ടിയാ friends നൊപ്പം പോണം. അല്ലെങ്കില് ബോറടിക്കും. ഒറ്റയ്ക്കായാല് കൊറേയൊക്കെ. അല്ലെങ്കില്‍ വെഷമം തോന്നും ആള്‍ക്കാര് ഇങ്ങനെ നടക്കുമ്പോള്‍ നമ്മള് ഒറ്റയ്ക്കായാല്. പക്ഷേ എന്തായാലും രണ്ടും വേറെ വേറെ experience പക്ഷേ, വളരെ രസായിരുന്നു. expo മാത്രല്ല. പലസ്ഥലങ്ങളിലും പോയി. റമീസ ദുബായില് പോയപ്പോളൊക്കെ എവിടെക്കാ പോയത്.

ഈ പതിനെട്ടു വര്‍ഷം ഞാന്‍ പോയിട്ടില്ല. ആഹ് ഇതിപ്പോ കൊറെയൊക്കെ friends നൊക്കെ പ്രായായി. ഇപ്പോഴാ അവര്‍ക്ക് life ചെയ്യാന്‍ കിട്ടിയത്. അവര്‍ക്കൊക്കെ കറങ്ങാന്‍ പോകാന്‍ ഇപ്പഴേ പറ്റുള്ളൂ. അപ്പൊ ഞാന് എന്‍റെ friend നെ കൂട്ടീട്ട് രണ്ടു friends നെ കൂട്ടിട്ട് നമ്മള് കുജേല് പോയി. കുജേല് പോയി അവിടെ വൈകുന്നേരം പെട്ടന്നു plan എടുത്ത് നമ്മള് പോയതാണ്. നാലഞ്ച് മണിക്ക് വൈകുന്നേരം പോയിട്ട് രാത്രി നമ്മള് രണ്ടു മൂന്നു മണിക്കാണ് വീട്ടിലേക്കെത്തണേ. ഇത് മാതിരി experience ഞാന്‍ ദുബായില് ജീവിക്കുമ്പോള്‍ എനിക്കുണ്ടായില്ല. പക്ഷേ, ടൂറിസത്തിനു പോകുമ്പോഴാ ഇങ്ങനെ ഒര experience കിട്ടണത്. അവിടെ കുജേല ഒക്കെ എന്ത് രസാണ്. രാത്രിയില് ഈ മലേ കൂടൊക്കെ ഈ വണ്ടി ഓടിക്കാന്‍ പോവുമ്പോള്. നല്ല രസാണ് നമ്മള് വണ്ടി ഓടിച്ചു മലെ കൂടെ പോയത്. അപ്പൊ അത്രയ്ക്ക് നല്ല നല് experience ആ. കാലാവസ്ഥതണുപ്പുള്ള കാലാവസ്ഥ ആയിരുന്നു. നല്ല രസമുണ്ട്. കൊറച്ചൊക്കെ ബീച്ചിലങ്ങനെ നടന്നു പോകുന്നതൊക്കെ ഭയങ്കര experience ആയിരുന്നു. പിന്നെ ഇവിടേം പോയി. ഒരു വാജി ഉണ്ടവിടെ ഉണ്ട്. അവിടെ ഒരു ഒറ്റപ്പെട്ട road ഉണ്ട്. block ഒക്കെ ആക്കിട്ടിട്ടു നമ്മള് അതിനിടയിലൂടെ അവിടെ പോയിട്ട് അതിന് അവിടത്തുള്ള കാഴ്ചകളും പോയി കണ്ടിട്ട് ശരിക്കും മലേനെ മലയൊക്കെ ശരിക്കും ശരിക്ക് നമ്മുടെ മുമ്പിലിങ്ങനെ എന്താ പറയുക. അറ്റത്ത് നമ്മള് മലേനെ അറ്റത്ത് ഒക്കെ ആയിരുന്നു. അതൊക്കെ ശരിക്കും എന്താണ് വിശ്വസിക്കാന്‍ പറ്റുന്ന ഓരോ experience ആണ് അതൊക്കെ. അത് ശരിക്കും നല് college വിട്ടു വരുമ്പോള്‍ പഠിത്തം ഇതൊക്കെ ആവുമ്പോള്

എനിക്ക് ഇരുപത് വയസായിട്ടുള്ളൂ. വീട്ടിലെങ്ങും ഒറ്റയ്ക്ക് വിടാന്‍ സമ്മതിക്കൂല. അങ്ങനെ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാല് last ഒന്ന് രണ്ടു പ്രാവശ്യം ഇങ്ങനെ അടുത്ത് ഇങ്ങനെ പോയിട്ടുള്ളൂ. അപ്പൊ example ഞാന് നവംബറില് ഞാനൊരു friend നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. friend എന്ന് പറയാന്‍ പറ്റില്ല ബംബിള് ഇങ്ങനെ മാര്‍ച്ച് വരെ കൊണ്ട് വന്നു പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവളുമായി ഭയങ്കര അടുപ്പമായി. അപ്പം അവളെ കാണണം എന്ന് വിചാരിച്ച് ഞാന് ആരോടും പറയാതെ നവംബറില് ദെല്‍ഹിക്ക് പോയി. ഞാന് ഉമ്മനോടൊക്കെ പറഞ്ഞത് friends നെ ഒക്കെ കൂട്ടി പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ, എനിക്ക് ദല്‍ഹി നോര്‍ത്ത് ഇന്ത്യയില് ഞാന്‍ രാജസ്ഥാന്‍ അല്ലാതെ വേറെ ഒരു സംസ്ഥാനത്തും പോയിട്ടില്ല. അപ്പൊ ഞാന്‍ ചെയ്തു നവംബറും ഒന്നും നോക്കില്ല. അവളെ കാണാന്‍ വേണ്ടീട്ട് ഞാന് നവംബറില്‍ bus ticket book ചെയ്തു. പാതിരാത്രിക്ക്‌ bus എടുത്തിട്ടു അവളെ കാണാന്‍ പോയി ഞാന്‍. അപ്പൊ ഡല്‍ഹിക്ക് അങ്ങനെ പോയി അവളോടൊപ്പം മൂന്നാല് ദിവസം അവിടെ നിന്നിട്ട് അവസാനം നമ്മള് തമ്മില്‍ അടുപ്പമായി. നമ്മളിപ്പോ എന്താണ date ചെയ്യാന്‍ തുടങ്ങി. അപ്പൊ അങ്ങനെ യാത്രയ്ക്കിടയില്‍ നല്ല രസമാണ് കേട്ടാ. ശരിക്കും പറഞ്ഞാല്. അവള് കൂടിട്ട് കൊറേ സ്ഥലങ്ങള് കാണാന്‍ പോയി ഡല്‍ഹിയില് കൊറേ സ്ഥലങ്ങളൊക്കെ ഈ ആ മാതിരി കൊറേ സ്ഥലങ്ങള് പോയി കണ്ടു. നല്ല രസാരുന്നു. അങ്ങനെ ഒരു നല്ല റായിച്ചിട്ടു ഒക്ക്കെ പോയിട്ടില്ല. താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ കൊറച്ചു പ്രായമാവണ്ടേ. ഞാനിപ്പോ എന്‍റെ masters ഒക്കെ ചെയ്യാന്‍ വേണ്ടി പൊറത്തു പോകാന്‍ ആലോചിക്കുന്നു. വല്ല യു കെയോ എവിടേക്കെങ്കിലും അവിടെ പോവുകയാണെ ഒറ്പോറയ്കുക്കകേ യുണ്ടാവുള്ളൂ. അപ്പൊ ഈ ദല്‍ഹി trip ഒറ്റയ്ക്ക് ഒരു trip ആയിട്ടു കൂട്ടാന്‍ പറ്റും. അപ്പൊ ഈ ജോര്‍ജിയക്ക്‌ പോയപ്പോള് അവിടത്തെ food ഒക്കെ കഴിച്ചോ? അവിടത്തെ food എങ്ങനാ? നല്ല taste ഉണ്ടോ? ആഹ്. കാലാവസ്ഥ നല്ല best സമയത്താ പോയത്. correct ദിവാലിന്റെ അടുത്ത ദിവസം ആണ് പോയത്. ദിവാലിന്റെ അന്നു ഡൽഹിയിൽ അറിയാല്ലോ കണക്കു ആണല്ലോ. correct ആ സമയത്താ പോയത്. അപ്പോ അവിടെ രാവിലെ ആറു മണിക് എത്തിയപ്പോ. മഞ്ഞു വീണായിരുന്നു കുറെ. മഞ്ഞു ഉണ്ടായിരുന്നു കുറെ. നല്ല fog ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ok മഞ്ഞാണ്‌ മാറിക്കോളും, ഏഴു എട്ടു മാണി ഒക്കെ ആവുമ്പോഴേക്കും മാറും എന്ന് വിചാരിച്ചതാ. ഉച്ചക്ക് മൂന്ന് മാണി ആവുമ്പൊ മഞ്ഞു അല്ല smog എന്ന് പറയും, smog ആണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ശെരിക്കും പോയാൽ ശ്വാസം മുട്ട് എന്താണെന്നു ശെരിക്കും അറിയും. ഭയങ്കര ഇടങ്ങേറ് ആണ് അവിടുത്തെ എന്താ പറയുവാ അവിടുത്തെ കാലാവസ്ഥ. പക്ഷെ ഡൽഹി ദിവാലിന്റെ അടുത്ത ദിവസം ആണ് പോയത് ഞാൻ അപോം നല്ല ഇടങ്ങേറ് ആയിരുന്നു. ആ പള്ളി വരെ ജുമാ മസ്ജിദ് ആണ്. ജുമാ മസ്ജിദിന്റെ അവിടെ ഞാൻ പോയിട്ടില്ല. ആഹ് സമയം കിട്ടിയില്ല. ആകെ രണ്ടു മൂന്ന് ദിവസമേ എവിടെ ഉണ്ടായിരുന്നുള്ളു. mostly അവളുടെ വീടിന്റെ അടുത്ത് ഉള്ള സ്ഥലത്തൊക്കെയാ പോയത്. അപ്പോ പോയത് നമ്മൾ, കുറെ ആഹ് restaurant കേറി ഭക്ഷണത്തെ കഴിച്ചു, പിന്നെ. വിളിച്ചു പറഞ്ഞു. ജുമാ മസ്ജിദിദ്ന്റെ അടുത്ത് ഉള്ള പള്ളിയില് ഒരു restaurant നമ്മുക്ക് zomato ഇൽ വിളിച്ചു പറയാം പറ്റും. അപ്പോ zomato ഇൽ നമ്മൾ order ചെയ്തിട്ടില്ല. അപ്പോ അവിടുത്തെ ഒരു മട്ടൺ കറിയും റൊട്ടിയും ഉണ്ട്. റോട്ടിന്റെ പേര് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു മധുരം ഉള്ള റൊട്ടി ആണ്. അടിപൊളി ഫുഡ് ആയിരുന്നു. ആ മട്ടൺ കറിക് എന്താ taste. അവര് ആ മട്ടൺ കറി ഒക്കെ എങ്ങനാ ഉണ്ടാകുന്നെ എന്ന് പറഞ്ഞാല് തലേ ദിവസം മുതല് തിളയ്ക്കാൻ തുടങ്ങും. ആ മട്ടൺ, ആ കറിയിൽ ഇങ്ങനെ വെച്ചിട്ടു. അപ്പോ അത് നമ്മുക് serve ചെയ്തു തരുമ്പോ തന്നെ, നല്ല soft, നമ്മൾ അത് എടുത്താൽ അത് എല്ലിൽ നിന്ന് ഇങ്ങനെ പോരും. അത്രയ്ക്ക് soft കറി ആണേ. അത്രയ്ക്കും soft കഷ്ണങ്ങൾ ആണ് ആ കറിയിലെ. അപ്പോ അത് ആണ് ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടെ പോയി കഴിച്ചിട്ട്. പിന്നെ ധൃതിയിൽ വേറെ സ്ഥലങ്ങളിൽ പോയത്? പിന്നെ tourist സ്ഥലങ്ങൾ ഇതേ മാതിരി ഇപ്പോ അനഗ്നെ പോകാൻ പറ്റില്ലല്ലോ. കോവിഡ് ആണലോ. അപ്പോ കോവിഡ് കാരണം പേടി ആണ് ഓരോ തിരക്ക് ഉള്ള സ്ഥലങ്ങളിൽ ഒക്കെ പോകാൻ. ഡൽഹിയിൽ ഒക്കെ കുറെ ആള്ക്കാര് ഈ കോവിഡ് protocol ഒന്നും follow ചെയ്യാറില്ല. എവിടേം അങ്ങനെ ഒക്കെ തന്നെ ആണ്. പക്ഷെ എന്നാലും ഡൽഹിയിൽ പറഞ്ഞ പിന്നെ ശ്വാസം മുട്ടും പിന്നെ ഇതുംകൂടി അയാൾ, ഒക്കെ കൂടി സഹിക്കാൻ പറ്റൂല. അങ്ങനെ പോയില്ല നമ്മൾ അവിടെ ഒന്നും, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒന്നും. അഹ് റമീസ ദുബായിൽ പോഴപോയൊക്കെ ഫുഡ് ഒക്കെ എന്താ കഴിച്ചേ? ഞാൻ ഒക്കെ പോയപ്പോൾ ഷവര്മയോട് ഷവർമ്മ ആയിരുന്നു. കാരണം നമ്മൾ നാട്ടിലത്തേക്കാളും നല്ല taste ഉള്ള ഷവർമ്മ ദുബായിതെ മാതിരി ആണ്. റമീസ് അവിടെ പോയപപോ ഷവര്മയും എന്തേലും ഒക്കെ കഴിച്ചോ? ആയി. റോഷെ ഹിറാസെക്കെ ഞാൻ സ്ഥിരം പോകാറുള്ളത് ആയിരുന്നു ട്ടാ. അവിടെ ദുബൈയിൽ ഒക്കെ ആവുമ്പോൾ. എന്റെ uncle മറ്റേ എവിടെ ആണ് താമസിക്കുന്നെ, ഷാർജയിൽ മറ്റേ buhaira cornish അപ്പോ ഈ പിറസോയും സ്ഥിരം അവിടുന്ന് ആണ് എന്റെ uncle എനിക്ക് ഇതൊക്കെ മേടിച്ചു തരാറു. എനിക്ക് നല്ല ഇഷ്ടം ആണ് ഈ ഇറാനികരുടെ sweets ഒക്കെ. ഈ ചീസും അവരുടെ ഈ കുനാഫയും, ക്‌നാഫ്ത ഒക്കെ എന്താ taste, ക്‌നാഫാ ബകലവ ഒക്കെ. കഴിച്ചാൽ മടുക്കില്ല എനിക്ക്. അപ്പോ uncle ക്ക് എനിക്ക് അത് നല്ല ഇഷ്ടം ആണെന്ന് അറിയാം അപ്പോ uncle എനിക്ക് സ്ഥിരം സ്ഥിരം മേടിച്ചു തരും. പിന്നെ എന്റെ ഉമ്മക്കും, എനിക്കും റോഷനും കേക്ക് ഇഷ്ടം ആണെന്ന് അറിയാം, അപ്പോ റോഷനും കേക്ക് സ്ഥിരം സ്ഥിരം മേടിച്ചു തരും. ഈ പ്രാവശ്യം പോയപ്പോഴും കഴിച്ചു.

പക്ഷെ കോളേജിലെക് വന്നിട്ടും ആ പത്തു കിലോ ഒരു ആഴ്ച കൊണ്ട് പോയി. അപ്പോ കണക്കു ആയിരുന്നു. ഭയങ്കര രസം ആയിരുന്നു ദുബായിലൊക്കെ ഇങ്ങനെ കറങ്ങുമ്പോഴൊക്കെ. നമ്മുടെ രാജ്യം അല്ലെ. നമ്മൾ അവിടെ ജനിച്ചു വളര്ന്ന രാജ്യം. tourist ആയിട്ടു പോകുമ്പോ ഒരു ജാതി feeling ആണ്. പോരുന്ന ഇങ്ങനെ അലോയ്ക്കുമ്പോ ഭയങ്കര വിഷമം ആണ്. വല്ലാതെ ഒരു വിഷമം ആണ് പോരുന്ന ഇങ്ങനെ അലോയ്ക്കുമ്പോഴ്.

വല്ലാത്ത വിഷമം. അപ്പോ എന്തായാലുംരമീസ്‌ എനിക്ക് ഇറങ്ങാന് ആയി. ഇവിടെ ഇപ്പോ രാത്രി ഭക്ഷണത്തിനു സമയം ആയി. അപ്പോ ഞാന് ഇനി ഇപ്പോ കുറച്ചു കഴിഞ്ഞിട് വിളികാം ട്ടോ. പ്രെശ്നം ഇല്ലെങ്കിൽ പിന്നെ വിളികാം ല്ലേ.

Colonial ഇന്ത്യയിലെ നഗര വൽക്കരണം, Colonial നഗരങ്ങളുടെ സവിശേഷതകളും നഗരങ്ങളിൽ വന്ന സാമൂഹിക മാറ്റങ്ങളും ആണ് ഈ അദ്ധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. പ്രധാനപെട്ട മൂന്ന് നഗരങ്ങളെ ആശ്രയിച്ചാണ് ഈ വിശകലനം. മദ്രാസ്, ചെന്നൈ പിന്നെ കൊൽക്കത്ത അഥവാ കുൽക്കത്ത മുംബൈ എന്നിവയാണ് ഈ നഗരങ്ങൾ. ഈ മൂന്ന് നഗരങ്ങളും ആദ്യ കാലത്ത് നെയ്ത്തിൻ്റെയും മത്സ്യബന്ധനത്തിന്റെയും കേന്ദ്രങ്ങൾ ആയിരുന്നു. ഇംഗ്ലീഷ് East India Company യുടെ വരവും അതിൻ്റെ വ്യാപാരം പ്രവർത്തനങ്ങളും ആണ്

സൂറത്തിൽ നിന്നും ബോംബെയില്ലേക്ക് മാറ്റുകയും ബോംബെ പിന്നീട് വൻ നഗരമായി വളരുകയും ചെയ്തു. ആയിരത്തി തൊള്ളയിരത്തി അറുപത്തിൽ ആണ് കൊൽക്കട്ട ഇംഗ്ലീഷ്കാരുടെ കയ്യിൽ എത്തിയത്. ബംഗാളിലെ

പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ പകുതി ആയപ്പോഴേക്കും ഈ മൂന്ന് സ്ഥലങ്ങളും വൻ നഗരങ്ങൾ ആയി വളർന്നു കഴിഞ്ഞിരുന്നു. സാമ്പത്തിക പ്രവർത്തന ങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളും പുതിയ ഭരണാധികാരികളുടെ ഭരണ നിര്‍വ്വഹണത്തിന് ആവശ്യമായ സ്ഥാപിതകങ്ങളും നിലവിൽ വന്നു ഒരു പുതിയ തരം രാഷ്ട്രീയാധിപത്യം ജനങ്ങൾക്ക് അനുഭവപ്പെട്ടു ഇന്ത്യയിലെ പുരാതന പട്ടണങ്ങളിൽ നിന്നും തികച്ചും വിത്യസ്തമായിരുന്നു മദ്രാസ് ബോംബൈ കൽക്കട്ട എന്നീ നഗരങ്ങളുടെ ആസൂത്രണം ഈ നഗരങ്ങളിൽ പണിത കെട്ടിടങ്ങൾ കൊളോണി Colonial രീതിയുടെ വിളംബരങ്ങൾ ആയിരുന്നു ഈ കെട്ടിടങ്ങൾ എന്താണ് പ്രതിഫലിപ്പിക്കുന്നത് കല്ല് ഇഷ്ടിക മരം അല്ലെങ്കിൽ plaster എന്നിവ ഉപയോഗിച്ച് വസ്തുശില്പി കെട്ടിടങ്ങൾക്ക് രൂപം നൽകുന്നു ഉന്നതനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ബംഗ്ലാവും ധനികനായ ഒരു വ്യാപാരിയുടെ കൊട്ടാരസദൃശ്യമായ ഗൃഹവും ഒരു കൂലി പണിക്കാരൻ്റെ ചെറ്റകുടിലും സാമൂഹ്യ ബന്ധത്തേയും സ്വത്തബോധത്തേയും വ്യത്യസ്ത രീതിയിൽ പ്രതിപലിപ്പിക്കുന്നുണ്ട് Colony ഭരണത്തിനു മുമ്പുള്ള ചെറിയ പട്ടണങ്ങളും നഗരങ്ങളും കുറിച്ചാണ് ഇനി പ്രതിപാദിക്കുന്നത് ഗ്രാമ പ്രദേശങ്ങൾക്ക് വിപരീതം എന്ന അർത്ഥത്തിലാണ് പട്ടണങ്ങൾ നിർവ്വചിക്കപ്പെട്ടിരുന്നത് പ്രത്യേക തരത്തിലുള്ള സാമ്പത്തിക സാമസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളാണ് അവ ഗ്രാമങ്ങളിൽ ജനങ്ങൾ കൃഷി ചെയ്തുo വനവിഭവങ്ങൾ ശേഖരിച്ചും കന്നുകാലികളെ മേച്ചുമാണ് ഉപജീവനം കഴിച്ചിരുന്നത് പട്ടങ്ങളിൽ പൊതുവെ കൈവേലക്കാരും വ്യാപാരികളും ഭരണാധികാരികളും ഉദ്യോഗസ്ഥരുമാണ് പട്ടണങ്ങൾ ഗ്രാമങ്ങളുടെ മേൽ ഒരുതരം അധീക്ഷത്വം പുലർത്തുന്നുണ്ട് എന്നാൽ കാർഷിക വിഭവങ്ങളിൽ നിന്നും ഈടാക്കുന്ന നികുതിയെ ആശ്രയിച്ചാണ് വാസ്ഥവത്തിൽ പട്ടണവാസികൾ കഴിയുന്നത് പട്ടണങ്ങളും നഗരങ്ങളും പൊതുവെ മതിൽ കെട്ടി വേർതിരിച്ചിരുന്നു യഥാർത്ഥത്തിൽ പട്ടണവും ഗ്രാമങ്ങളും തമ്മിലുള്ള വേർതിരിവ് ഉപരിവിപ്ലവമാണ് തീർത്ഥയാത്ര നടത്തുമ്പോൾ ഗ്രാമീണർ ദീർഘദൂരം പട്ടണങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണ് ശാമ കാലത്തും അവർ നഗരങ്ങളിലേക്ക് കുടിയേറി പാർക്കാറുണ്ട് പല കാരണങ്ങളാലും പട്ടണവാസികളും സാധനങ്ങൾ ഗ്രാമങ്ങളിലേക്ക് എത്താറുണ്ട് ആക്രമണത്തിന് വിധേയമാകുമ്പോൾ നഗരവാസികൾ പലപ്പോഴും അഭയം പ്രാപിക്കുന്നത് ഗ്രാമങ്ങളിലാണ് വ്യാപാരികളും കാൽനടയാത്രക്കാരും പട്ടണങ്ങളിൽ നിന്നും ചരക്കുകൾ കൊണ്ട് വന്ന് ഗ്രാമം വഴിയാണ് വിൽക്കുന്നത് ഇത് കബോളത്തിൻ്റെ വ്യാപനത്തിന് ഇടയാക്കുട്ടോ കൂടാതെ ചില ഉപഭോഗ സമ്പ്രദായവും ഇത് സൃഷ്ടിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് പട്ടാളം ഡൽഹി കൈവശപ്പെടുത്തിയപ്പോൾ ജനങ്ങൾ എന്താണ് ചെയ്തതെന്ന് പ്രസിദ്ധ കവി മീസാ ഖാലിബ് വിവരിക്കുന്നുണ്ട് ബ്രിട്ടീഷ് സൈന്യം എല്ലാ ഭാഗത്ത് നിന്നും നഗരം ആക്രമിച്ചു തെരിവിൽ കണ്ടവരെയെല്ലാം അവർ കൊന്നൊടുക്കി രണ്ട് മൂന്ന് ദിവസത്തേയ്ക്ക് കാശ്‌മീർ കേജ് മുതൽ ചാന്ദിനി ചൗക്ക് വരെയുള്ള പ്രദേശങ്ങളിലെ നിരത്തുകൾ മുഴുവനും ഒരു യുദ്ധ ഭൂമിയായിരുന്നു എങ്കിലും അജ്‌മീരി തുർക്കുമാൻ ഡൽഹി എന്നീ മൂന്ന് Gate കളും കലാപകാരികളുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരുന്നു ഈ Gate കളിലൂടെ ഭയരഹിതരായ സ്ത്രീകളും പുരുഷന്മാരും പാലായനം തുടങ്ങി

പതിനാറ് പതിനാഴ് നൂറ്റാണ്ടുകളിൽ മുകളർ പണിത പട്ടണങ്ങൾ എല്ലാം ജന നിപിടമായിരുന്നു അവർ സ്മാരക മന്ദിരങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും ശ്രദ്ധേയമായിരുന്നു

ജാഗിതാർമാരും വീടുകൾ ഉള്ളവരായിരുന്നു ഒരു പ്രഭുവിൻ്റെ പദവിയുടെയും പ്രശസ്തിയുടെയും പ്രതീകമായിട്ടാണ് ഇവിടത്തെ താമസം കണക്കാക്കി പോന്നത് ഈ നാഗരിക കേന്ദ്രങ്ങളിലാണ് പ്രഭുവക്കളും രാജാവും ഉള്ളത് കൊണ്ട് ഇവിടങ്ങളിൽ ധാരാളം ജോലി സാധ്യതകളും ഉണ്ടായിരുന്നു പ്രഭുക്കന്മാർക്ക് വേണ്ടി വളരെ ആകർഷകരമായ

അതിനാൽ രാജ്യത്തിൽ നിന്നുള്ള നികുതി തലസ്ഥാനത്തേയ്ക്ക് ഒഴുകി കോട്ട കെട്ടി സംരക്ഷിക്കപ്പെട്ട ഒരു കൊട്ടാരത്തിലാണ് രാജാവ് താമസിച്ചിരുന്നത് പട്ടണം ചുറ്റുമതിലുകൾ കൊണ്ട് സംരക്ഷിച്ചിരുന്നു പ്രവേശനത്തിനുo പുറത്തേയ്ക്ക് പോകുവാനും പ്രത്യേക Gate കൾ ഉണ്ടായിരുന്നു പുന്തോട്ടം പള്ളികൾ ക്ഷേത്രങ്ങൾ ശവകുടീരങ്ങൾ വിദ്യാലയങ്ങൾ കബോളങ്ങൾ കച്ചവടക്കാർക്കുള്ള വിശ്രമ സങ്കേതങ്ങൾ ഇവയെല്ലാം പട്ടണത്തിന് അകത്ത് തന്നെ ഉണ്ടായിരുന്നു പട്ടണത്തിൻ്റെ സ്ഥിര കേന്ദ്രം രാജാവിൻ്റെ കൊട്ടാരവും പ്രധാന പള്ളിയുമായിരുന്നു മധുര കാഞ്ചീപുരം തുടങ്ങിയ ദക്ഷിണേന്ത്യൻ പട്ടണങ്ങളുടെ പ്രധാന ആകർഷണ കേന്ദ്രം ക്ഷേത്രങ്ങളായിരുന്നു ഇവ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ കൂടിയാണ് മതപരമായ ഉത്സവങ്ങളോട് അനുബന്ധിച്ച് ചന്ത നടത്തുന്നതും പതിവാണ് തീർത്ഥാടനത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും സങ്കമ സ്ഥാനമാണിത് മതസ്ഥാപനങ്ങളുടെ പ്രധാന രക്ഷാധികാരിയും ഏറ്റവും കൂടുതൽ അധികാരമുള്ള ആളുകളും പ്രദേശത്തെ ഭരണാധികാരിയാണ് ഭരണാധികാരിക്ക് മറ്റ് ഗ്രൂപ്പുകളും വർഗ്ഗങ്ങളുമായുളള ബന്ധം നിശ്ചയിക്കുന്നത് അവർക്ക് സമൂഹത്തിലുള്ള സ്ഥാനമാണ് സാമൂഹിക കർമ്മത്തിൽ അവരുടെ സ്ഥാനം എന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം എന്നുള്ളത് മധ്യകാല പട്ടണങ്ങളുടെ പ്രത്യേകത പ്രത്യേകതയായിരുന്നു ഉത്തരേന്ത്യയിൽ ഈ ക്രമം നിലനിർത്തേണ്ടത് കോടുവാൾ എന്ന ഉദ്യോഗസ്ഥൻ്റെ ചുമതലയായിരുന്നു പട്ടണത്തിലെ ക്രമസമാധാനപാലനവും അദ്ദേഹത്തിൻ്റെ കർത്തവ്യമായിരുന്നു ഇനി പതിനെട്ടാം നൂറ്റാണ്ടിൽ വന്ന മാറ്റങ്ങളാണ് പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇതിനെല്ലാം മാറ്റം വന്നു രാഷ്ട്രീയവും സാമ്പത്തികവുമായ മറ്റ് മാറ്റങ്ങളെ തുടർന്ന് പഴയ പട്ടണങ്ങൾ അപ്രതീക്ഷിതമാവുകയും പുതിയവ നിലവിൽ വരുകയും ചെയ്തു മുകളൻ രാജക്കന്മാരുടെ കാലത്ത് ഉയർന്നു വന്ന പട്ടണങ്ങൾ പലതും അവരുടെ അധികാര അധികാരക്ഷയത്തെ തുടർന്ന് ഇല്ലാതായി മുകളരുടെ തലസ്ഥാനങ്ങളായ ഡൽഹിക്കും ആഗ്രയ്ക്കും അവരുടെ പ്രധാനം

നാഗ്പൂർ ബറോട തഞ്ചാവൂർ എന്നിവയും ഈ കൂട്ടത്തിൽ പെടുന്നു വ്യാപാരികളും കൈകാലക്കാരും ഉദ്യോഗസ്ഥരും പഴയ മുകൾ തലസ്ഥാനങ്ങളിലും നിന്നും പുതിയ പ്രാദേശിക തലസ്ഥാനങ്ങളിലേക്ക് കുടിയേറി പുതിയ രാജ്യങ്ങൾ തമ്മിൽ നടന്ന നിരന്തര യുദ്ധങ്ങൾ കൂലി പടയാളികൾക്കും തൊഴിലവസരങ്ങൾ ഒരുക്കി ക്വാസ്‌ബ, ഗഞ്ച തുടങ്ങിയ ചെറിയ പട്ടാളങ്ങളും കമ്പോളങ്ങൾ സ്ഥാപിക്കാൻ മുഗൾ ഭരണാധികാരിമാരിൽ ഉണ്ടായിരുന്ന പ്രമുഖ ഉഫ്യോഗസ്ഥരും ഈ അവസരം പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഇത്രെയുമെല്ലാമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ വന്ന മാറ്റങ്ങൾ ഇനിയും. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം. board ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു board കണ്ടിട്ട് ഇതിലെ terms എല്ലാം കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട ഇന്നത്തെ video ൽ നമ്മൾ സംസാരിച്ചു വരുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇന്നത്തെ video ൽ നമ്മൾ discuss ചെയ്യാൻ പോകുന്നത് stock market ൻ്റെ introduction ആണ് അതിൻ്റെ basics ആണ് stock market എങ്ങനെയാണ് work ചെയ്യുന്നത് ഇതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എങ്ങനെയാണ് ഇത് work ചെയ്യുന്നത് എന്നുള്ള വളരെ basic ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ discuss ചെയ്യാൻപോകുന്നത് അപ്പോ video കഴിയുമ്പേഴേ അത് വരെ നിങ്ങൾ എന്നിൽ focus ചെയ്യ് ഇതിൻ്റെ ഓരോ terms ഉം പറയുമ്പോ മാത്രം അത് വായിച്ചാൽ മതി അങ്ങനെ video കഴിയുമ്പോഴേക്കും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അപ്പോ നിങ്ങൾ നിങ്ങളുടെ pen ഉം പുസ്‌തകവും എല്ലാം ready ആക്കിയാൽ notes എഴുതി തന്നെ പൊയ്‌ക്കോ വളരെ അധികം important ആണ് പിന്നെ refer ചെയ്യാനും അതുപോലെ തന്നെ എഴുതി പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടി ശക്തമായിട്ട് നമ്മുടെ മനസ്സിൽ കേറുന്നതുമായിരിക്കും അതുപോലെതന്നെ video ലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തന്നെ താഴെ comment box ൽ ചെന്ന് നിങ്ങളുടെ attendance അറിയിക്കേണ്ടത് ഉണ്ട് ഹാജർ ചെയേണ്ടതിണ്ട് അപ്പൊ നമുക്ക് video ലേക്ക് കടക്കാം video മുഴുവനായി ശ്രദ്ധിച്ച് കാണുക ഇത് completely മനസ്സിലാക്കാനായിട്ട് അതുപോലെതന്നെ മുകളിൽ ഞാൻ eye button ലെ play list കൊടുക്കുന്നുണ്ട് ആ play list ൽ എല്ലാ videos ഉണ്ട് stock market ൻ്റെ cover ചെയ്യുന്ന എല്ലാ videos ഉം ആ play list ൽ ഇണ്ടായിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് video ലേക് കടക്കാം complete basics ഉം മനസ്സിലാക്കാം the name is ഷാരുഖ് ശംസുദ്ധീൻ welcome to fund folio

oh അത് ഭയങ്കര പാടുള്ള കാര്യമല്ല അല്ല അതിൽ invest ചെയ്‌താൽ കുറെ പൈസ നഷ്ടപ്പെടില്ലെ ഇങ്ങനെ negative കാര്യങ്ങൾ മാത്രമെ കേൾക്കാറുള്ളു എന്നാൽ അങ്ങനെ അല്ല എന്നും നമുക്ക് എല്ലാർക്കും പഠിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഒന്ന് ഉണർത്തികൊണ്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം നമുക് stock market നെ പറ്റി പഠിക്കണമെങ്കില് ആദ്യം ഇതിലെ complete കഥ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതിണ്ട്

എങ്ങനെ നമ്മക്ക് പൈസ grow ആക്കാം എങ്ങനെ ലാഭം ഉണ്ടാക്കാം എങ്ങനെ നഷ്‌ടം പറ്റുന്നു ആ ഒരു perspective ൽ ആ ഒരു കഥ മാത്രമെ നമ്മൾ discuss ചെയ്യാറുള്ളൂ ആരുടെ കഥ നമ്മുടെ investors ൻ്റെ കഥ എന്നാ stock market എന്നു പറയുമ്പോ അതുമാത്രമല്ല ഇവിടെ stock വരണമെങ്കിൽ കുറെ companies ഉണ്ടല്ലോ ഈ companies അവരുടെ stock stock market ലെ list ചെയ്‌താലല്ലേ അഹ് stock market work ചെയ്യുക പോലുള്ളൂ അപ്പൊ company കൾക്ക് ഒരു കഥയുണ്ട് ഇതൊക്കെ നടക്കണമെങ്കിൽ stock brokers വേണം stock brokers ന് ഒരു കഥയുണ്ട് അങ്ങനെ കുറെ അധികം ആൾക്കാരുടെ കഥകളും prespectives ഉം നമുക്ക് മനസ്സിലാകുമ്പോൾ അവരുടെ ഓരോ participant ൻ്റെയും കാര്യം മനസ്സിലാക്കുമ്പോൾ മാത്രമെ actually നമ്മക്ക് stock market മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യമായിട്ട് stock market നെ പറ്റി പഠിക്കാനായിട്ട് നമ്മക്ക് ഈയൊരു മുഴുവൻ കഥ നമുക്ക് ഒന്ന് കേട്ടുനോക്കാം എന്താണ് stock market എങ്ങനെയാണ് work ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ ഞാൻ mainly കാണിച്ചിട്ട് ഉള്ളത് stock market ലെ ഓരോ participants ൻ്റെയുമാണ് നിങ്ങള് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കില് നടുക്ക് stock market ഇണ്ട് ഓരോ participant എന്ന് പറയുന്നത് publicly listed companies ഒരു participant ആണ് stock brokeres എന്നു പറയുന്നത് മറ്റൊരു participant ആണ് investors എന്നുപറയുന്നത് ഒരു participant ആണ് അതുപോലെ SEBI എന്നുപറയുന്നത് ഒരു participant ആണ് hearing of transfer agent settlement and ഈ ഭാഗത്ത് കാണുന്നതും stock market ൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇത് നമ്മക്ക് പിന്നീട് discuss ചെയ്യാം ഇതിലേക്ക് തൽക്കാലം നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് participants ഇനി ഇനിയൊരു കഥ പോലെ explain ചെയ്യുന്നതിലൂടെ ഇവരുടെ ഓരോരുത്തരുടെയും function എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ ആ കഥ നമുക്ക് start ചെയ്യാം അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമുക്ക് stock market ൻ്റെ definition എന്താണെന്ന് നോക്കാം stock market ൻ്റെ definition പറയുന്നത് stock market the place where shares of publicly listed companies are traded easy ആയിട്ട് പറയുകയാണെങ്കിൽ stock market എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് publicly list ചെയ്യപ്പെട്ടിട്ടുള്ള company കളുടെ share കള് stock കള് trade ചെയ്യപ്പെടുന്നുണ്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെടുന്ന സ്ഥലമാണ് stock market എന്നുള്ളതാണ് definition പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് easy ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് picturise ചെയ്യേണ്ട ആവശ്യം ഉണ്ടല്ലെ മനസ്സിൽ എപ്പോഴും pictures ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും അതുപോലെ examples ഉം കഥകളും ഉണ്ടെങ്കില് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോ stock market എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം stock market എന്താണെന്ന് ചോദിക്കാനായിട്ട് അത് ഒരു place ആണെന്നുള്ളത് definition ലില്ലേ അപ്പൊ ഒരു building നിങ്ങളെ മനസ്സിൽ കണ്ടു ഒരു building കാണ ആ building ല് കുറെ അധികം ആൾക്കാർ ഇരുന്ന് work ചെയ്യുന്നുണ്ട് ആ building ആണ് stock market അവിടെ എന്താണ് നടക്കുന്നതാന്ന പറഞ്ഞത് publicly list ചെയ്യപ്പെട്ട company കളുടെ share വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു building ആണ് സ്ഥലമാണ് stock marketok അത് നമുക്ക് മനസ്സിലായി